ഹലോ നമസ്കാരം. നാജിയാ എന്തൊണ്ട് സുഖം തന്നെയാ? ആഹ് സുഖമാണ്, എന്തുണ്ട് നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?

ആഹ് ഞാൻ കഴിച്ച്. എന്താ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയെ ഉച്ചക്ക്? ഇന്ന് ഞാൻ കോഴി ബിരിയാണിയാണ് വെച്ചത്.

ഒറ്റയ്ക്കിണ്ടാക്കിയതാ അല്ല ഉമ്മ ഇണ്ടാക്കിയതാ?

അല്ല ഞാൻ തന്നെ ഇണ്ടാക്കിയതാ, യൂട്യൂബിൽ പുതിയ റെ പുതിയൊരു വീഡിയോ കണ്ടിട്ടത് ആക്കിയതാണ്. നിനക്കെന്താണിന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണം?

ഞാന് സദ്യയാണെ ഇണ്ടാക്കിയത്. ഓ ആരോഗ്യകരമായി നോക്കിയതാണോ? ഉം. ആഹ്, അതെ മുഴുവനായിട്ടങ്ങനെയിരുന്ന് പിന്നാ ഒരുപാട് കറിയും.

ഒര് മൂന്ന് കറി, പിന്നാ അതിന്റെ കൂടെ അച്ചാറ്, പപ്പടം, ഉപ്പേരി.

ഉപ്പേരി ഒന്ന്, ഒര് ക്യാബേജ്.

ആഹ്, കറി സാമ്പാറ്, അവിയല്, കൂട്ട്കറിയൊക്കെ ഇണ്ടാക്കി.

ഇല്ല ഇന്ന് പായസം ഉണ്ടാക്കീട്ടില്ല, സമയം ഉണ്ടായിട്ടില്ല. പായസമില്ലാതെ സദ്യയെങ്ങനെ പൂർണ്ണാവുക? ഉം അതും ശെരിയാണ്. പക്ഷേ ഉപ്പാക്കെല്ലാം ഷുഗറായത് കൊണ്ടാ ഇണ്ടാക്കാണ്ടിരുന്നെ. ആഹ് ആരോഗ്യം ആരോഗ്യപരമായി പിന്നോക്കാവസ്ഥയിലാണല്ലേ? നല്ല കാലത്ത് ആരോഗ്യം നോക്കാതിരുന്നത് കൊണ്ടല്ലേ ഷുഗറൊക്കെ പിടിച്ചത്?

എന്താ ചെയ്യാ ഇപ്പോൾ എല്ലാവർക്കും ഷുഗറും പ്രെഷറുമൊക്കെത്തന്നെ, ചെറു പ്രായക്കാർക്ക് തന്നെ. ഇരുപത്തഞ്ച് വയസ്സായി നിക്കുന്ന അത് തന്നെ. അത് നമ്മടെ ഭക്ഷണ രീതിയിലുള്ള ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ആം. ശ്രദ്ധിക്കുന്നില്ല അതെ. അതെ ആരും ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ? എല്ലാവർക്കും മാസത്തിൽ നാലഞ്ച് പ്രാവശ്യം പുറത്ത്ന്ന് ഹോട്ടലുകളിൽ നിന്നുമാണ് ഭക്ഷണം കഴിക്കുന്നത്. വീട്ടിൽ നിന്ന് കുക് ഭക്ഷണം പാകം ചെയ്യാറേയില്ലല്ലോ? അതെ അതൊക്കെത്തന്നെയാണ് ഇപ്പിതിന്റെ കാരണം. എല്ലാർക്കും അതിന് മടിയാണ്. ഫുഡ് ഭക്ഷണം പാകം ചെയ്യാനും അതിനൊക്കെ എല്ലാവർക്കും പൊറത്ത്‌ന്ന് കഴിക്കാനാണിഷ്ടം. അതെ അതാണെളുപ്പം. അതാണല്ലോ എളുപ്പം. ഇപ്പോള് ഭാര്യയും ഭർത്താവും രണ്ട് പേരും ജോലി ചെയ്യുന്നവരായത് കൊണ്ട് കുടുംബത്തിൽ പിന്നേ സമയവില്ല ആർക്കും ഭക്ഷണം ഇണ്ടാക്കാനൊന്നും. അതെ അടുക്കളയിൽ ചെലവാക്കാനൊന്നും അടുക്കളയൊക്കെ ഇന്നത്തെ വീട്ടില് വെറും അലങ്കാരത്തിന് മാത്രമായി ഒതുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത് തന്നെ.

അതെ. പിന്നെ നിങ്ങളോ നിങ്ങടെ വീട്ടിലൊക്കെ പിന്നെ പലപ്പോഴും പുറത്ത് യാ പുറത്ത് യാത്രയൊക്കൊ ചെയ്യും ഉം ചെയ്യുമ്പോൾ പിന്നേറ്റവും ഉപയോഗപ്രദം പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ച് വര വര വരല് തന്നെയല്ലേ?

എന്റെ വീട്ടില് ഞാനും കൂടുതലായിട്ട് കുക് ഭക്ഷണം പാകം ചെയ്തിട്ട് തന്നെയാ കഴിക്കാറ്. പിന്നെ പൊറത്തൊക്കെ പോവുമ്പോ ഹോട്ടലുകളിൽ നിന്നെന്തായാലും ഭക്ഷണം കഴിക്കും.

അതെ ഞങ്ങള് പരമാവധി ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ട്. ആഹ്. പിന്നെ വൈകുന്നേരത്തേക്ക് എന്താണ് ചായേം കടിയൊക്കെയാക്കിയോ? പിന്നെ പിന്നെന്താ ഇല്ല വൈകുന്നേരം ചായ ചായ കുടിക്കാറുണ്ട്. പിന്നേ അതിന്റെ കൂടെ കഴിക്കാന് ഏഹ് എണ്ണേല് വറുത്തതൊന്നും ഉണ്ടാക്കാറില്ല. ഉം.

സാധാരണ എന്തെങ്കിലും നോർമലായിട്ട് ബിസ്ക്കറ്റോ അല്ലെങ്കില് അതിന്റെ കൂടെന്തെങ്കിലോ അങ്ങനെയൊള്ളതാണ് കഴിക്കാറുള്ളത്. നിങ്ങളോ? ഞങ്ങൾ കുട്ടികൾക്കെന്തായാലും നല്ല നല്ല ഭക്ഷണം തന്നെ വേണം. ചെലപ്പോ ബർഗറ് വേണംന്ന് പറയും. അല്ലെങ്കില് എണ്ണയിൽ പൊരിച്ചത് അങ്ങനെയൊള്ള ഭക്ഷണം തന്നെ വേണം.

അതേ. അതാണ് നല്ലത്. പുറത്ത്ന്ന് വാങ്ങുമ്പോ അതിന്റകത്തൊരുപാട് പിന്നാ നമ്മടെ ശരീരത്തിനാവശ്യീല്ലാത്ത സാധനങ്ങളതിന്റകത്ത് ഇണ്ടാവും. അതെ, ശരീരത്തിന് ദോഷം ചെയ്യുന്ന വസ്തുക്കളടങ്ങിയിട്ട്ണ്ടാവും.

അപ്പോൾ നമ്മളെല്ലാം വീട്ടിൽ നിന്നാക്കി കൊടുക്കുന്നത് തന്നെയാണ് വളരെ ഉത്തമം.

ഷവർമ്മ നീ വീട്ടീന്ന് ഇണ്ടാക്കീട്ടുണ്ടോ? വീട്ടീന്ന് നമുക്കുണ്ടാക്കിയാൽ നല്ല സ്വാദിഷ്ടമായിട്ട് തന്നെ കഴിക്കാം.

ആഹ് ഞാന് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അത്ര വിജയിച്ചില്ല. ആണോ എന്താണ് സംഭവിച്ചത്? എന്തുപറ്റി? അത് ഇപ്പൊ അതില് കായാന് അത് കക്കിരിയിട്ടപ്പോ അത് ഫുള്ളായിട്ട് പറിച്ചിട്ടത് കൊണ്ട് അതിന്റകത്ത് വെള്ളം ഇങ്ങനെ ഉണ്ടായിരുന്നു. അയ്യോ അത് നടുഭാഗത്താ ഉം അതിന്റെയാ വിത്തുപോലത്തുള്ള ഭാഗം നീ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലേ?

അതാണ് അതുപയോഗിച്ച് വെള്ളം കേറുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഉം ഞാനടുത്ത തവണ ഇനി ഞാൻ അങ്ങനെ ചെയ്യാം.

പിന്നെ ഷവർമ്മേല് ഫ്രഞ്ച് ഫ്രൈസ് നീ ചേർത്തിരുന്നോ? ഉം ആഹ്. ഇല്ല അത് ഞാൻ ചേർത്തില്ല. ഓ ആണോ? അറേബ്യൻ നാടുകളിലൊക്കെ ഷവർമ്മയില് മെയിൻ ഐറ്റം ഫ്രഞ്ച് ഫ്രൈസാണ്. ഉരുളക്കിഴങ്ങ് മുറിച്ച് പൊരിച്ച് ചേർക്കുന്നത്. അത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് സ്വാദിഷ്ടവുമാണ്.

ആഹ് ഇനി ഉം എന്നാല് ഓക്കെ. എന്നാല് ശെരി. നിനക്ക് അടുത്ത പ്രാവശ്യം ഞാൻ വിളിക്കുമ്പോ അതിന്റെ പുതിയ ഒരു രീതി ഞാൻ പറഞ്ഞ് തരാം. ആഹ് ശെരി ആഹ് ആഹ്. ആഹ് ഓക്കെ. ആഹ് ശെരി. ഓക്കെ, ശെരി.